ആ ഹലോ, റഷീദ് അല്ലേ?

എന്തുന്നാന്ന്? ഇങ്ങനേ പോകുന്നു ഭ്രാന്തായിട്ട്. പറ. നീ പറ. നിന്റെ കഥ എന്തുന്നാണ്? നീ എന്താ വിളിച്ചതെന്താണ്? നീ എന്തെങ്കിലും കാര്യമില്ലാണ്ട് വെറുതെ വിളിക്കൂല്ലാലോ. ആഹാ. ഞാൻ രണ്ടുമൂന്ന് ചെറിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാ, വെറുതെ ഒരു ചർച്ച ചെയ്യാൻവേണ്ടി വിളിച്ചതാണ്.

നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് പിന്നെ പുതിയ തലമുറ, നമ്മൾ എങ്ങനെയാണ് കാഴ്ചപ്പാട് വേണ്ടതെന്നൊക്കെ അറിയാൻവേണ്ടി രാഷ്ട്രീയത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ എന്തുന്നു പറയാനാടാ? ശരിക്ക് ഉള്ള രാഷ്രീയത്തിൽ വരേണ്ടത് ഇപ്പോൾ ഉള്ളാണ്ട് നല്ല യുവാക്കൾ, ഇപ്പം ഉള്ള കൃത്യായിട്ട് കാര്യങ്ങൾ എന്താ വേണ്ടത് എന്ന് തിരിച്ചറിയുന്ന നല്ല, അങ്ങനത്തെ യുവാക്കളാ വേണ്ടത്. ഇത് രാഷ്ട്രീയം മൊത്തം എന്താ കണ്ട്രോൾ ചെയ്തുവച്ചിരിക്കുന്നത് ആരാണ്? എല്ലാം മുത്ത് മുത്തച്ഛന്മാരാണ്. നല്ല തൊണ്ടന്മാര്.

അത് തന്നെ മെയിൻ ഫോൾട്ട് ആണ്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ അതുതന്നെ മെയിൻ ഫോൾട്ട് ആണ്. ങ്‌ഹും. പക്ഷെ ഇപ്പം കുറെ, പണ്ടൊക്കെ അണികൾ അന്ധമായി നേതാവിനെ വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.

ഇപ്പം അതൊക്കെ ഏകദേശം പുതിയ തലമുറ വന്നതോടുകൂടി

പലരും മനസ്സിലാക്കുകയും, അത് അങ്ങനെയല്ല വേണ്ടത്, അതിന്റെ നേരായ രീതി പറഞ്ഞുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ?

മെയിൻ ഇവിടെ നമ്മുടെ നാട്ടിൽ കണ്ണൂരിലാണ്. ഉം. ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയം പറയാണ്ട്, അതായത് രാഷ്ട്രീയം, രാഷ്ട്രീയ പാർട്ടി ഇല്ലാണ്ട് മുന്നോട്ടുപോകാൻ പറ്റുമോ?

പലകാര്യത്തിന് ഇപ്പം രാഷ്ട്രീയക്കാർ ഉണ്ടാകുമ്പോൾ

പിന്നെ ഇപ്പോൾ ഇത് വല്ലാണ്ട് പേടിച്ചു പോകുന്നത്, പലരും പിന്നെ വീട്ടുകാരൊക്കെ പേടിച്ചു പോകുന്നത് ഒന്നാമത് ഈ അടുത്ത് ആയിട്ട് രണ്ടുമൂന്ന് കൊലപാതകം ഒക്കെ നടന്നല്ലോ പരമ്പര പോലെ ഒരാളെ വെട്ടുന്നു, തിരിച്ചു പിന്നെയും വെട്ടുന്നു

ആൾക്കാർക്ക് മൊത്തം ഈ സൊസൈറ്റിക്ക് ഒരു, അതൊരു ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്.

അതുപോലെ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയത്തിന് നന്മയിൽ ഉപരി അത് ഒരു വിദ്വേഷം പുല, നന്മ ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല. രാഷ്ട്രീയ, രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൽ വരുന്നതിന്റെ, അതിന് നന്മ ഉണ്ട് എന്ന് തന്നെ ആളുകൾക്ക് ആളുകൾ മറന്നു തുടങ്ങി

പ്രത്യേകിച്ച് നമ്മൾ പടത്തിൽ എല്ലാം കാണുന്നില്ലേ? എന്ത്യേ

രാഷ്ട്രീയം, രാഷ്ട്രീയം എന്നു പറഞ്ഞാൽ എന്താണ്? വലിയ കള്ളനും ചെറിയ കള്ളനും തമ്മിലുള്ള കളിയാണ്. അല്ലാണ്ട്

നല്ലതും മോശവും തമ്മിലുള്ളതല്ല. എത്രയോ പടത്തിൽ അതിൽ എല്ലാം അങ്ങനെ പറയുന്നുണ്ട്. സംഭവം ശരിക്കും അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് ഉം. ഈ അടുത്ത് ഇറങ്ങിയ പ്രിഥ്വിരാജിന്റെ മറ്റേ ജനഗണ എന്നുള്ള ആ

ഭയങ്കരമായിട്ട്. നല്ല വെള്ളം പോലെ കാണിക്കുന്നുണ്ട്.

പിന്നെ ഒരു, താങ്കൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾ ആയിരിക്കുമല്ലോ അല്ലേ?

സിപിഎമ്മിന്റെ ശക്തമായ വിരോധി ആണ്. എന്ത്, തീരെ യോജി, അവരുടെ ആശയങ്ങളോടോ, ആദർശങ്ങളോടോ ഓരുടെ നേതാക്കളോടൊ ഓര് ചെയ്യുന്ന ചെയ്തികളോടോ ഒന്നിനോടും എന്ത്, യോജിക്കുന്നില്ല. ഓര് ചെയ്യുന്ന നല്ലതല്ലാത്ത ഒരു ചെയ്തി, ചെയ്തികളോടും യോജിക്കാത്ത ഒരു വ്യക്തിയാണ്.

നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യുന്നത് തന്നെ എന്ത്, ഒരു ഭയങ്കരമായ നിഗൂഢ ലക്ഷ്യങ്ങൾ വച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ തീരെ യോജിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ, പണ്ടൊക്കെ ഇങ്ങനെ ജന്മി എന്നുള്ള അവസ്ഥയിൽനിന്ന് അതായത് ഒരാൾ ഭരിക്കുന്നു, അതിനു കീഴിൽ അടിമകൾ ആയിട്ട് ബാക്കിയുള്ളവർ പണിയെടുക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം കുറെ കൊണ്ടുവന്നത് കൊണ്ടുവരാൻ ശ്രമിച്ചതും ഈ പാർട്ടികൾ ഒക്കെ തന്നെയാണെന്നാണ് എൻറെ ഒരു അഭിപ്രായം. അല്ലേ?

സിപിഎം ആണെന്നല്ല. ഇടപെട്ട രാഷ്ട്രീയപാർട്ടികൾ മുഴുവനും ബാധി, ഒരു പൊതുവായ അത് ശരിയാണ്. ഇപ്പം മൊത്തത്തിൽ ഒരു രാഷ്ട്രീയം എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ചില വ്യക്തി, ചില പ്രത്യേകം ആയിട്ടുള്ള ചില പാർട്ടി കാരണം കൊണ്ട് എല്ലാ പാർട്ടികളോടും നമുക്ക് ഇങ്ങനെയൊരു ദേഷ്യം വരികയാണ്. പിടിക്കുന്നില്ല.

പിന്നെ ഇപ്പഴ്, ഇപ്പം ക്യാമ്പസുകളിൽ ഒക്കെ രാഷ്ട്രീയം വളരെ ചൂടുപിടിക്കുന്ന കാലഘട്ടം ആണല്ലോ. ഇപ്പോൾ ഈ അടുത്ത് തന്നെ കുറേ കോളേജുകളിൽ ഒക്കെ പിന്നെ, തിരഞ്ഞെടുപ്പ് ഒക്കെ നടന്നു. ഓരോരുത്തർ വിജയിച്ചതിന്റെ ഒക്കെ വളരെ

അത് ഈ കോളേജ് രാഷ്ട്രീയത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതാണ് ഉം ഉം. നല്ലതാണ് കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നാണ് പിന്നെ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു വാസ്തവം ഉണ്ട് അതിൽ.

രാഷ്ട്രീയം, മൊത്തത്തിൽ എൻറെ അഭിപ്രായത്തിൽ രാഷ്ട്രീയപരമായിട്ട് എന്താണ്, ഈ സമുദായത്തിന് രാഷ്ട്രീയത്തിനു മേലുള്ള ഈ മോശം ആയിട്ടുള്ള ഇമ്പാക്ട്, മോശം ആയിട്ടുള്ള കാഴ്ചപ്പാട് മാറണം.